അതെ അതെ ഞാൻ സുഖമായിട്ടിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൂട്ടി ഭക്ഷണം കഴിചുയുള്ളൂ. ആഹാ വീട്ടില് കൃഷി ചെയ്യാറുണ്ടോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ അതെ അതെ എനിക്ക് കൃഷിനോട് ഭയങ്കര താല്പര്യം ഉള്ളതാ അപ്പോ ഞാൻ ഈ അടുത്തായിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്തു തുടങ്ങിയത്.

അതെ അതെ അത് വളരെ നല്ലൊരു അനുഭവമാണ്. അതുമാത്രമല്ല വീട്ടിൽ നമ്മൾ നമ്മൾ കൃഷിചെയ്യുന്ന പച്ചക്കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേറെ തന്നെ സ്വാദാണ്.

എ എന്തൊക്കെ പച്ച ഏഹ് പച്ചക്കറികളാണ് കൃഷി ചെയ്യാറ് സനീറ്റ പൊതുവേ? ഞാൻ പൊതുവെ ചെയ്യുന്നത് തക്കാളിയും വെണ്ടക്കയുമൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ ചെറുതായിട്ട് മീൻ കൃഷി തുടങ്ങിയാലോ എന്ന് ഓർക്കുകയാണ് അതൊരു നല്ല ഇത് ആണല്ലോ അല്ലേ? അതെ അത് വളരെ വേറിട്ടൊരു ചിന്താഗതി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ ഏഹ് പച്ചക്കറികൾ മാത്രം അല്ലെങ്കിൽ ചെടികൾ ചെടികളിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ഏഹ് മീൻകൃഷി അതൊക്കെ വളരെ വ്യ വേറിട്ട ഒരു ചിന്താഗതി അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. അതെ അതെ ശരിയാണ് ഒരു ഒരു പ്രത്യേകതരം ഇതുതന്നെയാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം

ഓ അത് അത് വളരെ നല്ലൊരു കാര്യമാണ് സനീറ്റ. ഏഹ് എനിക്ക് കൃഷിചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഇവിടെ എന്നെ കാട്ടിലും കൂടുതൽ എനിക്ക് കൂടുതൽ ചെടികളൊക്കെ വളർത്തുന്നതാണ് ഇഷ്ടം പക്ഷേ ഇവിടെ കൂടുതൽ അമ്മയും അച്ഛനുമാണ് കൃഷി കൃഷിയോട് താല്പര്യപെട്ടിരിക്കുന്നത്. അവരിതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ഏഹ് പച്ചക്കറികൾ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്.

അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് നമ്മൾ പുറത്തിന്നു വാങ്ങുമ്പോളുള്ള വിഷങ്ങളൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒന്നുമേ ഇല്ല നമ്മളായിട്ട് തന്നെ ഏഹ് ഉണ്ടാക്കുന്ന വളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അല്ലേ? അതെ അതെ അത് വളരെ ഒരു വളരെ നല്ല കാര്യമാണ് കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങള് കുറയ്ക്കാം ജൈവമാലിന്യങ്ങളുപയോഗിച്ച് ഏഹ് അത് അതൊരു പച്ച ഒരു പച്ചക്കറികൾക്കും ഒരു വളമാകും അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളും അതുമൂലം കുറയ്ക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. അതെ അത് ശരിയാണ് കാരണം നമ്മളിപ്പോ ഞാനിവിടെ പൊതുവേ പച്ചക്കറികൾ കഴുകിയ വെള്ളം എടുത്ത് ചെടിക്ക് ഒഴിക്കാ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഏഹ് നമ്മൾ കളയണ്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ട് ഇങ്ങനെ വളം പോലെയാക്കി അത് ചെടികളിൽ ഇടുമ്പോ ഒരു പ്രത്യേകത അതുപോലെ തന്നെ കുറെ നമുക്ക് ഇങ്ങനെ സവാള തൊണ്ട് സവാള തൊണ്ട് ഇട്ട് വെച്ച വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ മൊട്ട തൊണ്ട് അതൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് ചെടികൾക്ക് അല്ലേ അങ്ങനത്തെ കാര്യങ്ങളെ ക്കെ പ്പറ്റി അറിയോ?

ഓ ഓ സനീറ്റ അറിയാം ഇവിടെ അമ്മ അത് ചെയ്യാറുണ്ട് അമ്മ ഏഹ് കാപ്പിപ്പൊടിയും പിന്നെ ഏഹ് അല്ലെങ്കിൽ ചായപ്പൊടിയും പിന്നെ ഏഹ് ഏഹ് സവാള അല്ലെങ്കിൽ ഉള്ളിൻ്റെ തോട് പിന്നെ മുട്ടത്തോട് എല്ലാംകൂടെ ഏഹ് കൂട്ടി അത് ചെടികൾക്ക് ചെടിയുടെ അടിയിലിടാറുണ്ട് അത് വളരെ നല്ലൊരു വളമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വീട്ടിലെ റോസാപ്പൂക്കൾ പൂച്ചെടികളും അതൊരു വളരെ ഏഹ് നല്ല കാര്യമാണ്. പച്ചക്കറികൾക്ക് മാത്രമല്ല ഏതുതരം ചെടിക്കും ഇത് നല്ല വളമാണ് അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ മാലിന്യം വളരെയധികം കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ ശരിയാണ് കാരണം നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഏഹ് ഭക്ഷണങ്ങളൊന്നും കളയണ്ട് തന്നെ ബാക്കി വരുന്നതൊക്കെ ചെടികൾ ക്കിട്ട് അതൊരു നല്ലൊരു വളമായിട്ട് ഇതാകാം കൃഷി ശരിക്കും നല്ലതാണ് നമ്മുടെ മുതുമുത്തച്ഛമാരൊക്കെ കൃഷി ചെയ്താണ് അവരുടെ ഒരു വരുമാനമാർഗം തന്നെ അതിജീവ മാർഗ്ഗം തന്നെയാണ് ഇപ്പോഴാണ് വളരെ കൃഷി ആയിട്ട് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആൾക്കാരെ കഷിനെപ്പറ്റി ഞാൻ നീ ഇങ്ങനെ ഞാൻ കൂടുതൽ താല്പര്യപെട്ടത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്നെ കൃഷി ചെയ്യുന്നതിനെ പറ്റി ഗുണങ്ങളെയൊക്കെ പറ്റി പറഞ്ഞപ്പോ ഞാനും എനിക്കും ഭയങ്കര ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയതാണ്. ആഹാ അത് അത് ശരിയാണ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ രണ്ടു മൂന്നു വർഷത്തിലാണ് നമുക്കെല്ലാവർക്കും കൃഷിയോടുള്ള താല്പര്യം വളരെ വർദ്ധിച്ചത് എന്ന് തോന്നുന്നു അല്ലേ കാരണം ഇപ്പോ ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ കുറെയധികം നേരം ചെലവഴിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ പച്ചക്കറികൃഷിയും ഒക്കെ അതിൽകൊക്കേ തിരിയാൻ തുടങ്ങി അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വളരെ നല്ല കാര്യമാണെന്നാണ് അതെ അതെ വളരെയധികമൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇതിനുള്ളത് അപ്പം നമ്മള് ഇതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ശ്രേയ താങ്കളോട് സംസാരിച്ചതിന് എനിക്ക് വളരെയധികം നന്ദി മ് നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം നേരിട്ട് കാണുമ്പോ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യണം സനീറ്റ.

എന്തായാലും കൊണ്ടുത്തരാം സനീറ്റ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിനെ പറ്റി കൂടുതൽ എന്തായാലും നമുക്ക് കുറേയധികം നേരം ചർച്ച ചെയ്യണം.